അലൈക്കു മുസലാം ഞാൻ അഹമ്മദാണ്

ആ അഹമ്മദേ എന്തപ്പെനു അല്ല റാഹത്തല്ല നിങ്ങള് ഭക്ഷണം കഴിച്ചോ

രാത്രീ ഇന്ന് നമുക്ക് ചപ്പാത്തിയും കോഴിക്കറിയും ഉണ്ടാരുന്ന് അതെന്താ ങ്ങള് ചപ്പാത്തിയാ രാത്രി തിന്നല് ഞാൻ ഇന്ന് ചോറാ കഴിച്ച്

അതേ സാദാരണ ഈ ചപ്പാത്തി തിന്നുമ്പോളാണ് രാത്രി ഏകദേശം കുറച്ച് തിന്ന നന്നാണ് ഭക്ഷണ ശൈലി അങ്ങനയാണ്

അതേപോലെ തന്നെ ചപ്പാത്തി പിന്നെ ഗ്യാസക്കെ ഉള്ളാര് പിന്നെ ചപ്പാത്തി ശരീരത്തിനോട് ഏറ്റവും നല്ല സാധനം അല്ലെ

ഗോതമ്പ് ആട്ടയല്ലേ ചോറ് രാത്രി കഴിച്ച തടികൂടും പിന്നെ ഉറക്കം കൂടുതലാകും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് ചോറ് തിന്നാല്

അതീ പള്ള നറയുമ്പോ നമുക്ക് ഈ രാത്രി കൂടുതൽ ഉറങാ എന്നുള്ളൊരു ചിന്ത വരും സുബഹിക്ക് നമ്മൾ എണ്ണീക്കൂല അങ്ങനൊരു പ്രശ്‍നം ഉണ്ട് ആ ഇങ്ങള് അല്ലാ എന്താണ് ചോറ്ന്ണ്ട് കൂട്ടാന് ചോറ്ന് കൂട്ടാന് ഇന്ന് പപ്പടം ഉണ്ടാര്ന്ന് പിന്നെ ഒരു പയർ ഉപ്പേരി ഉണ്ടാര്ന്ന്

അവ്ടെന്താര്ന്ന് കൂട്ടാൻ ഇവിടെ ചപ്പാത്തിയല്ലേ ഇവിടെ ചപ്പാത്തിയും കോഴിക്കറിയും പിന്നെ ഇതെന്നെ ഞാനൊരു അഞ്ച് ചപ്പാത്തിയെങ്കിലും തിന്നിട്ടുണ്ടാകും മിതമായ ഭക്ഷണമാണ്

നാസ്ഥക്ക് ഇവിടെ പുട്ടും കടലയുമാണ് ഇവിടുത്ത സ്പെഷ്യല് ഫുഡ്

നാസ്ഥക്ക് ഇവിടെ പുട്ടും കടലയുമാണ് ഇവിടുത്ത സ്പെഷ്യല് ഫുഡ്